നമസ്കാരം. എന്തൊക്കെയാണ് വർത്തമാനം?

ആഹ്. നിങ്ങൾ ഈ അടുത്ത് ഒരു പണവ്യാപാരം നടത്തിയിട്ട് വല്ല നഷ്ടം വന്ന് അങ്ങനെയെന്തോ ഒരു ന്യൂസ് കേട്ട് ഒരു വാർത്ത വായിച്ചിരുന്നോ?

അത് ഇപ്പോൾ പൊതുവെ പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പരിചയത്തിൽ ഇതുപോലെ ഒരു പരസ്പര ഏഹ് നിക്ഷേപമുണ്ടല്ലോ. പരസ്പര നിക്ഷേപമായിട്ട് വരുന്നത്.

അതാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉണ്ട് അത്. അത് പണം നിക്ഷേപിച്ചിട്ട് പിന്നെ അത് തിരിച്ച് കിട്ടാത്ത ഒരു അവസ്ഥ. അങ്ങനത്തെയൊരു അവസ്ഥയാണ് പലർക്കും സ്ഥിതിവിശേഷങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അത് പല തരം പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് അതിലുള്ള അഭിപ്രായം? അത് ശരിയാണ്. പണം കൊണ്ടുള്ള വ്യാപാരങ്ങളോട് വളരെയധികം ഫോൾട്ട് നമ്മൾ കാണുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ്.

അതിപ്പോൾ പല രീതിയിൽ ഇപ്പോൾ ഏഹ് നിങ്ങൾ ഈ ഒരു നമ്മുടെ ഒരു അവസ്ഥ ഏഹ് ഈ ഒരു ലോക്ക്ഡൗൺ അവസരത്തിൽ പലരും അങ്ങനത്തെയൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പലരും അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ. ആ ഒരു നമ്മുക്കൊരു ആ ഒരു സമയത്ത് കുറച്ചൊന്നും അല്ല എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരു സമയമായിരുന്നു. നിങ്ങളുടെ പരിചയത്തിലാർക്കെങ്കിലും അങ്ങനെ വല്ല പ്രശ്നങ്ങളും സംഭവിച്ചതായിട്ട് ഇത്ര ആഹ്. . ആഹ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്ന. പിന്നെ ഏഹ് അതല്ല. നമുക്ക് പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ജനങ്ങൾ പണികൾക്ക് ക്യാഷ് ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയം മുതലെടുത്തിട്ട് നമ്മുടെ സാങ്കേതികവിദ്യയും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് വളരെയധികം ക്യാഷുകൾ എടുത്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏഹ് ഇത് ഇപ്പോൾ അവർ എങ്ങനെയാണ് നമ്മളോട് ഇടപെടുക? ഏഹ് ഈ പൈസ നമ്മൾ ഇത്ര ഏഹ് ഇത്ര തുക നിക്ഷേപിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളോട് അവർ എങ്ങനെയാണ് പെരുമാറ്റ രീതികളൊക്കെ?

ആഹ്. വളരെയധികം നീറ്റാണ്. അവർ നമ്മളോട് അത്ര രൂപത്തിലായിരിക്കും അവർ നമ്മളോട് പെരുമാറ്റവും കാര്യങ്ങളും. അഹ്. പക്ഷെ അവിടെ വിഷയം പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ നമ്മൾ നമ്മുടെ നമ്മൾ അ...അതിനെ ഒരു രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കൂടി പ്രശ്നങ്ങളാണ്. അതിനു ശേഷം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സജീവമായിട്ടുള്ളയൊരു ആളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഏഹ് നമ്മുടെ പൊതുവെ നമ്മുടെയൊരു മലയാളികളുടെ സ്വഭാവമെന്ന് വെച്ചാൽ ഏഹ് ഒന്ന് ക്യാഷ് കുറച്ച് കൊടുത്താൽ കുറെ കിട്ടുകയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നിക്ഷേപവും കാര്യങ്ങളും തുടങ്ങും. ആഹ്. അതെ. അതെ. പണം കുറച്ച് കൊടുത്തിട്ട് അധികം കിട്ടുകയെന്ന് പറയുമ്പോൾ തന്നെ അത് പണത്തിനോടുള്ള അത്യാർത്തിയും ആർത്തിയും. അല്ലെ? അങ്ങനെ തന്നെ പറയാം. അല്ലെ?

ആഹ്. അങ്ങനത്തേതിനോട് ഒക്കെ ഏഹ് നിങ്ങൾ ഏഹ് വേണ്ട എന്ന് പറയേണ്ടതിനോട് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അയാളുടെ ജീവിതത്തിൽ അയാൾ നേരിടുമെന്നുള്ളതാണല്ലേ? ആഹ്. ശരിയാണ്. അതിപ്പോൾ അന്ന് അന്ന് എനിക്ക് അദ്ദേഹം പറഞ്ഞ് തന്നത് നമുക്ക് ഏഹ് നമ്മൾ കഷ്ടപ്പെടുക നമുക്ക് കാശ് അങ്ങോട്ട് കൊടുക്കാൻ കുറെ ജോലികൾ കിട്ടും. വെറുതെ ആണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മൂപ്പര് പറഞ്ഞിരുന്നു. ആഹ്. അപ്പോൾ ഇങ്ങനെ പലരും ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഇതൊന്നും അല്ലാതെ ഏഹ് ഇത് പോലീസ് കേസ് ആയി വരുന്നുണ്ടോ? പോലീസ് പരാതികളായി വരുന്നുണ്ടോ? പരാതികൾ അത് ഏതൊക്കെ രീതിയിലാണ്? അതിനെ പറ്റി നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊരു ചെറുതായിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് കാര്യമില്ല.

ഒന്നാമത് ഒന്നാമത്, അത് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആയിട്ടാണ് ഒരു മിസ്സിംഗ് വരുക.

അത് എന്തായാലും അങ്ങനെയൊരു പ്രശ്നം അതിൽ വരുന്നുണ്ട്.

അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് അതിന്റെ ഇത്. പിന്നെയെന്ന് വെച്ചാൽ മറ്റൊരു കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ കുറെ നമ്മുടെ ക്യാഷ് മുടക്കും. എന്നിട്ട് നമുക്ക് കുറെ ക്യാഷ് കിട്ടാനായി അവിടെ വരുന്ന സമയമെന്ന് വെച്ചാൽ കുറച്ചൊന്നുമാവില്ല.

നമ്മൾ കുറെ കഷ്ടപ്പെട്ട് ക്യാഷും കാര്യങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് അതിന്റെ പിന്നെ കിട്ടുന്നത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും. ആഹ്. ആഹ്. അതിന്റെ ലാഭങ്ങൾ കിട്ടുക അതൊന്നും പറയാൻ പറ്റില്ല. കിട്ടുമോ എന്നുള്ളത് വരെ ഒരു ഉറപ്പുള്ള സംഗതിയല്ല. ആഹ്. പി പക്ഷെ നോക്കുമ്പോൾ ഞാൻ ഞാൻ അന്ന് മനസ്സിലാക്കിയിടത്തോളം എല്ലാവരും അതുപോലെ മാറി നിൽക്കേണ്ടി വന്നാൽ മറ്റുള്ള മറ്റ് ഇതിന്റെ നടത്തി വരുന്ന പറ്റിക്കുന്ന ആളുകൾക്ക് ഒരു ഒന്നും കൂടി ഒരു മുതലെടുപ്പാണത്.